AO യുടെയും AD യുടെയും നീളം. അപ്പോ അതിന്‍റെ coordinates എന്തായിരിക്കും, അതിന്‍റെ coordinates എന്തായിരിക്കും? ഇവിടുന്ന് എന്താണ് ഇവിടുന്ന് three units ആണ് വരുന്നത്. ഇവിടെയാണ്, ഇവിടെയാണ് നമുക്കൊരു ഒരു important concept X coordinate three ആയിരിയ്ക്കും, Y coordinate ഒ? ഇത് X access ല്‍ തന്നെയായതുകൊണ്ട് three zero ആയിരിയ്ക്കും AO യുടെ coordinate. AO യുടെ coordinate three zero ആണ്. AD യും three units ആ. AD യും three units ആകുമ്പോ നിങ്ങള്‍ നോക്കേണ്ടത് AD യുടെ X coordinates, D യുടെ X coordinate എന്തായിരിക്കും? അത് Y access നു parallel ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും എന്താണ്, A യുടെ X coordinate എന്താണോ അതുതന്നെയായിരിക്കും. so three ആണ് A യുടെ X coordinate പക്ഷേ Y coordinate എന്തായിരിക്കും? ആകെ നമുക്കറിയാവുന്നത് AD യുടെ നീളം three units ആണെന്ന് ഇപ്പോ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. AD യുടെ യുടെ നീളം three units ആണെന്ന് നമ്മള് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ok അങ്ങിനെയാണെങ്കില്‍ എന്തായിരിക്കും AD യുടെ അല്ലെങ്കില്‍ D യുടെ coordinate? ഉറപ്പായിട്ടും എന്താ ഇതിന്‍റെ Y coordinate Zero ആണെങ്കില്‍ zero ന്‍റെ കൂടെ എന്തുചെയ്താല്‍ മതി? three units ഉം കൂടെ add ചെയ്താല്‍ മതി അല്ലേ? Y coord മേലോട്ടേക്കല്ലേ, X coordinate എന്തായാലും three ആയിരിയ്ക്കും Y coordinate ഇവിടെ zero ആണെങ്കില്‍ ഇങ്ങോട്ടേക്ക് three units ഉം കൂടെ add ചെയ്താല്‍ Y coordinate കിട്ടിയില്ലേ? so എന്തായിരിക്കും Y coordinate zero plus three അഥവാ three ആയിരിയ്ക്കും. so three three ആണ് D എന്നുള്ള point ന്‍റെ D എന്നുള്ള point ന്‍റെ coordinates. അല്ലേ? ഇനി ഇങ്ങനെയാണെങ്കില്‍ നിങ്ങള്‍ എന്തു ചെയ്യും? C ന്‍റെയും B ന്‍റെയും കൂടെയാണ്

D യും C യും എന്താണ് X access നു parallel ആണ്. അപ്പോ DC എന്നുള്ള line ന് അതുകൊണ്ടുതന്നെ ഇതിന്‍റെ Y coordinate എന്താ അത് തന്നെയാണ് ഇവിടെ വര്വാ. X coordinate ലാണ് വ്യത്യാസം വരേണ്ടതല്ലേ? എത്ര വ്യത്യാസം വരും? three ഇവിടുന്നുള്ള യിന്‍റെ കൂടെ ഇവിടുന്നുള്ള three യിന്‍റെ കൂടെ ഈ horizontal ലീന്ന് നമ്മള്‍ three units ഉം കൂടി add ചെയ്യണം അപ്പോ three plus three six ആയിരിയ്ക്കും X coordinate six three ആയിരിയ്ക്കും three യിന്‍റെ coordinates വര്വാ. six three ആയിരിയ്ക്കും C യിന്‍റെ coordinates വര്വാ. അതേപോലെതന്നെയോ അതേപോലെതന്നെ B യുടെ coordinate എന്താ വര്വാ? B യുടെ coordinate ഇവിടുന്ന് വേണേല്‍ നോക്കാം. ഇവിടുന്ന് താഴോട്ടേക്ക് നോക്കാം, എങ്ങിനെ ഇവിടുന്ന് താഴോട്ടേക്ക് നോക്കിയാല്‍ എന്താ സംഭവിക്കുക? six three ആണ് ഇത് vertically Y access ന് parallel ആയതുകൊണ്ട്തന്നെ X coordinate എന്താണ് six ആ Y coordinate ഒ three ആണ്. three units താഴോട്ടേക്ക്. so three minus three zero. six zero എന്നുള്ളതാണ് value വരണത്. അല്ലെങ്കിലോ നിങ്ങള്‍ക്ക് ഇവിടുന്ന് add ചെയ്യാം. three zero എന്നുള്ള point horizonatally എന്താണ് horizontally പോകുമ്പോ Y coordinate same ആ zero ആണ്. ഇവിടെ three unit ഇങ്ങോട്ട് add ചെയ്യാണ് അങ്ങനെ zero യിന്ന് അങ്ങനെ ഇങ്ങോട്ടും. so maps ആണ്, ഏതുവഴിയാണെങ്കിലും നമ്മള്‍ക്ക് ഒരേ ഉത്തരം കിട്ടണം, so ഇത് നാലുമായിരിക്കും ഇതിന്‍റെ coordinates. നല്ലൊരു ചോദ്യാണ്, ഇത് മനസ്സിലായില്ലെങ്കില്‍ നിങ്ങള്‍ മനസ്സിലാക്കാ. ഇതേ type വേറൊരു question പരീക്ഷക്ക് ചോദിച്ചിട്ടുണ്ട്. ok അപ്പോ അത് എന്താണ്, നമ്മള് ഭാവിയില്‍ എന്തെങ്കിലും ഒന്നില്‍ discuss ചെയ്യുന്നതായിരിക്കും, ഇതേ type question ചോദിച്ചിട്ട് നല്ലൊരു A plus level

three ആണ്. അപ്പോ എന്താ area എന്ന് പറഞ്ഞുകഴിഞ്ഞാല്‍ A ആണ് side എങ്കില്‍ A square ആണ് area. three ആണ് side എങ്കില്‍ three square ആണ് അഥവാ nine units ആണ്, units square ആണ് എന്താ വര്വാ നമ്മള്‍ടെ area വര്വാ. ok clear അല്ലേ? set അല്ലേ? ready ഇനി നമ്മള് ഇതിന്‍റെ അവസാനത്തെ പാഠത്തിലേക്ക് അവസാനത്തെ section നിലേക്ക് എത്തുകയാണ്, എന്ത് distance formula. രണ്ട് point കള്‍ തന്നാല്‍ അത് തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാനുള്ള method ആണ് distance formula. അതെങ്ങിനെയാന്നു നമുക്ക് കണ്ടുപിടിക്കാന്‍ നോക്കാം. distance എങ്ങിനെയാ കണ്ടുപിടിക്കാ, രണ്ട് point കള്‍ തന്നാല്‍ അത് തമ്മിലുള്ള അകലം എങ്ങിനെയാ നമ്മള്‍ കണ്ടുപിടിക്കുന്നെന്ന് നോക്കാം. എങ്ങിനെയാ കണ്ടുപിടിക്കാ

X two Y two ഉം ആണെങ്കില്‍, ആ രണ്ടു point കളും തമ്മിലുള്ള അകലം എന്താണ്, ആ രണ്ടു point കളും തമ്മിലുള്ള അകലം എന്നു പറഞ്ഞുകഴിഞ്ഞാല്‍ X coordinates തമ്മിലുള്ള വ്യത്യാസം. X two minus X one whole square അതിന്‍റെ square

distance formula അതായത് ഈ point A യും ഈ point B യും ആണെങ്കില്‍ AB is equal to എന്താ AB is equal to root of X two minus X one whole square plus Y two minus Y one whole square ആണ്. root of X two minus X one whole square plus Y two minus Y one whole square ഇതാദ്യം Y two minus Y one whole square എന്നെഴുതുന്നതിന് കുഴപ്പമൊന്നും ഇല്ല. Ok അപ്പോ ഇതെങ്ങിനെ, ഇതെങ്ങിനെ സംഭവിച്ചേ അതായത് ഇങ്ങനെയൊക്കെ വന്നാല്‍ എങ്ങിനെയാ ശരിയാവുന്നത്, എന്നാല്‍ നമുക്കെന്താ ഒരൊറ്റ ചോദ്യം മതി നിങ്ങള്‍ക്ക് മനസ്സിലാവും, consider the points A, B and C find the length of the sides of the triangle ABC അതായത് ഈ മൂന്ന് point കള്‍ ഒരു ത്രികോണം ABC യുടെ മൂന്ന് വശങ്ങളാണെങ്കില്‍, മൂന്ന് side കള്‍ ആണെങ്കില്‍ A യും B യും C യുടെ എന്തുചെയ്യാ? values കണ്ടുപിടിക്കുക, A അല്ല AB യുടെയും BC യുടെയും AC അല്ലേ? ആ triangle ന്‍റെ മൂന്ന് side കള്‍ ആണ്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം ഓരോന്നും കണ്ടുപിടിച്ചുനോക്കാം. first നമ്മള്‍ എന്ത് എടുക്കുന്നു? AB എടുക്കുന്നു.

Y coordinate, ഇതിന്‍റെ eight ഇതിന്‍റെ four അപ്പം eight minus four whole square അതിന്‍റെ root അപ്പോ എന്തു വരും? അതിന്‍റെ root six minus two എന്ന് പറഞ്ഞുകഴിഞ്ഞാല്‍ four ആണ്.

root അതെന്താ root thirty two തത്കാലം root thirty two എന്ന് തന്നെ കിടക്കട്ടെ. കാരണം എന്താന്നുവച്ചാല് ഇത് ABC യുടെ ഹലോ, എല്ലാവർക്കും സ്വാഗതം ഞാൻ

ആദ്യമായി കുടിവെള്ളത്തിനായി നമ്മൾ കുറേയേറെ കഷ്ടപ്പെടുന്നുണ്ട്. കഷ്ടപ്പാടുകൾ സഹിച്ച് എല്ലാവരും മുന്നോട്ടുപോകുമെന്ന് എനിക്ക് പറയാനുള്ളത്. കുടിവെള്ളത്തിനാവട്ടെ, എല്ലാവർക്കും കുടിവെള്ളം ആവശ്യമാണ്. അഖണ്ഡതയുടെ ഈ ഭാരതത്തിൻറെ ഈ വിഖ്യാതപൂർവ്വം

കോടികൾ കൊണ്ട് മുടക്കിയ road കള്‍ ഉണ്ടാക്കും. road കൾ ഉണ്ടാക്കി അതിൽ ജപ്പാൻ കൂടിവെള്ള പദ്ധതിക്ക് വെട്ടിപ്പൊളിച്ചു കീറും. എന്നിട്ട് കുടിവെള്ളം ഉണ്ടാക്കുക. ഇതൊക്കെയാണ് നമ്മുടെ നാടിന് ഉണ്ടാകുന്നത്. കുറെ പൊട്ടത്തരങ്ങളും കുറെ മണ്ടത്തരങ്ങളും ഒക്കെയാണ് ചെയ്യുന്നത്. അത് പോലെ തന്നെ എല്ലാ നാടിനും ആവശ്യമാണ് കുടിവെള്ളം. കുടിവെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, കുടിവെള്ളമില്ലാതെ നമുക്ക് ഒന്നിനും കഴിയില്ല. വസ്ത്രങ്ങൾ അലക്കാൻ കുടിവെളളം വേണം കുടിക്കാൻ വെള്ളം വേണം. കുടിക്കാൻ ആയിട്ടും, ഭക്ഷണം വയ്ക്കാൻ വെള്ളം വേണം ഈ വെള്ളമില്ലെങ്കിൽ ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നല്ല തീരുമാനമാണ്. അതുപോലെ തന്നെ ഇതിന് പലതരം പ്രശ്നങ്ങളുമുണ്ട് ഇല്ലെങ്കിൽ ഉണ്ടാക്കുന്നതാ. നമ്മുടെ പൈസ കൊണ്ടാണ് ജനങ്ങളെ നയിക്കേണ്ടത്. ജനങ്ങളെ നയിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങൾ എല്ലാവരുമായി പോരാടും, പോരാടുകയും തോൽക്കുകയും ഒക്കെ ചെയ്യും എല്ലാവരുടെയും അടിസ്ഥാനത്തിന്റെയും വിഖ്യാതത്തിന്റെയും അടിസ്ഥാന ലംഘിതമായ ജപ്പാനിലും കുടിവെള്ള പദ്ധതി എല്ലാവർക്കും വേണം ഞാൻ അതിന് സഹകരിക്കുന്നു, സഹകരിക്കുന്നു. എനിക്കും പറയാനുള്ളത് എന്റെ നാട്ടിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതി എത്ര ഉണ്ടാക്കി ഒരു കൊല്ലമായിട്ട് road ണ്ടാക്കി. ആ road ണ് ഇപ്പോൾ ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കുഴിച്ചിട്ടത് ഇതൊക്കെ cash തന്നെയല്ലേ, money യല്ലേ? money യാണ് എല്ലാവർക്കും പണം വേണം

അവർക്കൊന്നും അറിയില്ലല്ലോ അവർക്കിതില്ലല്ലോ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് മക്കളെ നിങ്ങൾ പറയൂ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ, പറയൂ മക്കളെ പറയൂ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് പലതരം negative കൾ വരുന്നുണ്ട്. ഇതിൽ ആണെങ്കിൽ കുറെയധികം നടക്കുന്നുണ്ട് എല്ലാത്തിലും നടക്കുന്നുണ്ട് വിഖ്യാതത്തിന്റെയും, അടിസ്ഥാനത്തിന്റെയും . അടിസ്ഥാനത്തിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതി എല്ലാവർക്കും വേണമെന്ന് ഞാൻ ഇവിടെ പറയുന്നു.

ജനങ്ങളുടെ മെക്കിട്ട് കയറി ആവരുത് എന്ന് എനിക്ക് പറയാനുള്ളത്. ജനങ്ങളുടെ മെക്കിട്ട് കയറി ആവട്ടെ ജപ്പാൻ കുടിവെള്ള, ജപ്പാൻ കുടിവെള്ള പദ്ധതി ഉണ്ടാക്കുന്നത്. അത് ഒരു മാതിരി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച വകയിൽ അതവർ ഇതിൻറെ പേരിൽ തന്നെ എത്ര തരം tax പിരിക്കുന്നു. tax tax എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പിഴിയുകയാണ് പിഴിയുക എന്ന് പറഞ്ഞാൽ എമ്മാതിരി പിഴിച്ചിൽ. ഏയ് ഒരു അഡാറ് പിഴിച്ചിലാണ് അവർ പിഴിയുന്നത്. ജനങ്ങളെ വഞ്ചിച്ചു കൊല്ലുകയാണ് സർക്കാരുകളും ഒക്കെ കുടിവെള്ള പദ്ധതി കുടിവെള്ള പദ്ധതിയുടെ അടിസ്ഥാനത്തിന്റെ എല്ലാം ലക്ഷങ്ങൾ കടത്തിൽ എടുത്ത് എല്ലാവർക്കും കുടിവെള്ളം വേണം. കുടിവെള്ളം എല്ലാവർക്കും വേണം അല്ലാതെ പറ്റില്ല നാളെ എല്ലാവർക്കും കുടിവെള്ളം വേണം. കടലിന്റെ അടുത്താണ് ജീവിക്കുന്നത് അപ്പോൾ കടൽ വെള്ളം പോലും കുടിക്കാൻ പോലും കഴിയില്ല ഉപ്പ് രസമാണ് അതെങ്ങനെ കുടിക്കാനാകും കുടിവെള്ളം വേണ്ടേ എന്ത് സൗകര്യമാണ്

ചിലർ വെള്ളങ്ങൾ അനാവശ്യമായിട്ട് കളയുന്നു, ചിലർ വെള്ളമില്ലാഞ്ഞിട്ട് കരയുന്നു, ഭക്ഷണമില്ലാതെ കരയുന്നു അങ്ങനെ കുറെയധികം ആളുകൾ ഉണ്ട്. ജനങ്ങൾ ആവട്ടെ ഇതിനുവേണ്ടി

എല്ലാ ലംഘനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതി നമുക്ക് ആവശ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജപ്പാൻ കുടിവെള്ള പദ്ധതി നമുക്ക് വേണം വേണമെന്ന് പറഞ്ഞാൽ വേണം ജപ്പാൻ കുടിവെള്ള പദ്ധതി നമുക്ക് വേണം, എന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് നല്ല പദ്ധതിയാണ് ജപ്പാൻ സാധാരണ ആളുകളുണ്ട് കുടുംബശ്രീയില് വെള്ളം എന്ന് പറയും കുടുംബശ്രീ ജലനിധി വെള്ളം മാസം ഒരു നൂറ്റമ്പത് രൂപ കൊടുത്താൽ എല്ലാവർക്കും കുറച്ചുനേരം വെള്ളം കിട്ടും അതൊരു ആശ്വാസമാണ് ചിലർക്ക് ചിലർക്കത് കിട്ടുന്നില്ല. ചിലർക്ക് കിണർ കുഴിച്ചാലും വെള്ളം കിട്ടുന്നില്ല

ജപ്പാൻ കുടിവെള്ള പദ്ധതി നമ്മുടെ നാടിന് ആവശ്യമാണ് നമ്മുടെ നാടിന് അത്രയ്ക്കും ആവശ്യമുള്ള ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്നെനിക്ക് പറയാനുള്ളത്. ജപ്പാൻ കുടിവെള്ള പദ്ധതി നമുക്കെല്ലാവർക്കും ആവശ്യമാണ്.

വെള്ളത്തിനായി നമുക്ക് പോരാടാം. വെള്ളം വേണം എല്ലാവർക്കും വെള്ളമില്ലാതെ മരിക്കുന്നു. ഇത്ര നാൾ വെള്ളമില്ല, ഭക്ഷണമില്ല വെള്ളം at least തുള്ളി വെള്ളമെങ്കിലും വീട്ടിൽ നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതി ഉടനെ വരണമെന്ന് അർഹിക്കുന്നു ആഗ്രഹിക്കുന്നു. അഹ് അല്ലാതെ ഇങ്ങനെ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാ രാഷ്ട്രീയ party കളോടും ഒത്തൊരുമയോടുകൂടി നമുക്ക് ജപ്പാൻ കുടിവെള്ള പദ്ധതി മുന്നോട്ടുപോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു എതിർപ്പ് നിങ്ങൾ കാണിക്കരുത് കുടിവെള്ളമാണ് എല്ലാവർക്കും അർഹതപ്പെട്ട സാധനമാണ് കുടിവെള്ളം. എല്ലാവർക്കും ആവശ്യമാണ് കുടിവെള്ളത്തിന്റെ അടിസ്ഥാനത്തിൽ വിപരീത ലംഘനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു അധിഷ്ഠിതമായ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ലിഖിതമായ എല്ലാ വ്യത്യാസമാധ്യമങ്ങളുടെയും അടിസ്ഥാനത്തിന്റെയും പൂർണമായ എല്ലാ ലംഘനങ്ങളെയും അടിസ്ഥാനത്തിന് വിപരീതമായി എല്ലാവർക്കും കുടിവെള്ള അടിസ്ഥാനത്തിന്റെയും എല്ലാ ഫലത്തിന്റെയും അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ആവശ്യമാണ് കുടിവെള്ള പദ്ധതി. കുടിവെള്ളം വേണം എല്ലാ മനുഷ്യർക്കും കുടിവെള്ളം വേണം അതൊന്ന് മനസ്സിലാക്കണം എല്ലാ മനുഷ്യർക്കും, എല്ലാ മനുഷ്യനും ജീവിക്കണം എല്ലാ ജീവികൾക്കും ജീവിക്കണം ഇവർക്കൊക്കെ വെള്ളം വേണം കുടിക്കാൻ വെള്ളം വേണം.

നമുക്ക് വെള്ളമില്ല ആർക്കും വെള്ളമില്ല മനുഷ്യനിവിടെ ജീവിക്കണ്ടേ? ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും ജീവിക്കേണ്ടേ? അതിനു വെള്ളമില്ല വെള്ളം വേണം. അതുപോലെതന്നെ നമ്മൾ മുഖം കെട്ടി മറിച്ചിട്ട് നടക്കുന്നേ. വെട്ടി മുറിച്ച് cash ആക്കിയിട്ട് കാര്യമില്ല paisa കാര്യമില്ല paisapocket ലിട്ട് വീട്ടിൽ വന്നിട്ട് കാര്യമില്ല നമുക്ക് വെള്ളം വേണം വെള്ളം വേണമെങ്കിൽ മരം വേണം മരമുണ്ടെങ്കിൽ അല്ലേ ഭൂമിയിൽ വെള്ളമുണ്ടാകൂ. അത് എല്ലാവരും മനസ്സിലാക്കണം വെള്ളമില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല അത് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. മനസ്സിലാക്കണം എല്ലാ ഭാരതത്തിന്റെയും, അടിസ്ഥാനത്തിന്റെയും മതത്തിന്റെയും ദൃശ്യങ്ങൾ, അതെല്ലാം വേണം. വെള്ളം എല്ലാവർക്കും അത്യാവശ്യമാണ് ജീവിക്കണം വെള്ളം കിട്ടാതെ ഒരു മനുഷ്യൻ പോലും മരിക്കാതിരിക്കട്ടെ. അതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതി എത്രയും വേഗം നടപ്പാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എത്രയും വേഗം എന്ന് പറഞ്ഞാൽ എത്രയും വേഗം ജപ്പാൻ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കകണം. ജപ്പാൻ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കണം.

ജപ്പാൻ വെള്ള കുടിവെള്ള പദ്ധതി നടപ്പാക്കാൻ നമ്മൾ സമർപ്പിക്കണം അത്യാവശ്യമാണ് ഇതിപ്പോ നമ്മുടെ കുടിവെള്ള പദ്ധതി എല്ലാവരും ഇവര് ഉണ്ടാകണമെന്ന്

എല്ലാ മനുഷ്യർക്കും വെള്ളം കിട്ടണം അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും വെള്ളം, വെള്ളം ഈ രാജ്യത്തിലെ എല്ലാവർക്കും കിട്ടണം എല്ലാവർക്കും വെള്ളം. വെള്ളം വേണം എല്ലാവർക്കും നന്ദി നമസ്കാരം.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

ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാനിന്ന് എന്‍റെ ഈ വിഷയം നിര്‍ത്തുന്നു. മറ്റൊരു വിഷയവുമായി ഞാന്‍ നിങ്ങളുടെ മുമ്പില്‍ എത്തുന്നത് വരെ എല്ലാവര്‍ക്കും നന്ദി, നമസ്കാരം.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

എടാ ഞാനിന്ന് ഒരു ശാരീരിക മാനസിക health ന്റെ ഒരു class കേക്കുന്നുണ്ടായിരുന്നെ

നാട്ടിലൊരു കൂട്ടായിമയിന്ന് അവര് ഏർപ്പെടിത്തിയൊരു class ആ അപ്പീ class നെ കൊറേ കാലായി ഞാൻ class നൊക്കെ പോയി ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ദിവസം ഈയൊര് കാര്യത്തിന് പോയി ഇരുന്നപ്പോ ഞാന് ഇങ്ങനെ നമ്മുടെ health നെ കുറിച്ചൊക്കെ കുറേ അലോയ്ക്കുവായിരുന്നു നമ്മൾ ഇപ്പൊ നമ്മടെ ഒരു ജീവിത ശൈലി വെച്ചിട്ട് ശരിക്കും ചാവേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഇന്നവര് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞെരുന്നുണ്ട് നമ്മടെ ശാരീരികമായിട്ടുള്ള നമ്മുടെ ആരോഗ്യവും മാനസികമായിട്ടുള്ള ആരോഗ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട് നമ്മള് അതിനെ കുറിച്ച് വിചാരിച്ച കാര്യങ്ങളേക്കാൾ കൂടുതൽ വേറെന്തൊക്കെയോ കാര്യങ്ങൾ അവര് പറഞ്ഞ് തരുന്നുണ്ട്

നമ്മക്ക് നമ്മള് ഏർ വെറുതെ ഒന്നൂല്ലാന്ന് വിചാരിക്കുന്ന കൊറേ കാര്യങ്ങള് വലിയ വലിയ കാര്യങ്ങളാന്നുള്ളത് ഇന്ന് ആ class ൽ മനസ്സിലായി അപ്പം എനിക്ക് നമ്മുടെ ശാരീരിക ആരോഗ്യത്തിനെ കുറിച്ചൊക്കെ കുറേ സംസാരിക്കാനുണ്ട് അവര് പറഞ്ഞത് പറഞ്ഞതിനോടുള്ള നിന്റെ അഭിപ്രായം എന്താന്നൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ട് അപ്പം ഈ ശാരീരിക ആരോഗ്യംന്നൊക്കെ പറയുമ്പൊ നിനക്കെന്താ ആദ്യം ഓർമ വരുന്നേ ഈ ആരോഗ്യത്തിനെ കുറിച്ച് പറയുമ്പൊ ഇപ്പൊ നമ്മള് പ്രത്യേകിച്ച് ഈ ഒരു time ന് ഈ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കണ്ട ഒരു വിഷയമാണ് ഈ ആരോഗ്യംന്നുള്ളത് അതായത് ഏർ പല ഏർ രാജ്യങ്ങളും അവരുടെ ഏറ്റവും ഏർ main

അന്നത്തെ കാലത്ത് ഉണ്ടായ ഇന്നത്തെ കാലത്ത് ഉണ്ടായ അത്ര ഭക്ഷണങ്ങൾ അന്നത്തെ കാലത്ത് ഇല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാണ്ട് മനുഷ്യന്മാര് അന്നും ഇന്നും എല്ലാം ഒന്നെന്നെ പക്ഷേല് ഇന്ന് എന്താപ്പറയാ ആരോഗ്യം ഇല്ലാതിരിക്കാൻ ഈ ഇല്ല എന്നറിന്ന നശിപ്പിക്കാൻ വേണ്ടിട്ടുള്ള കാരണങ്ങൾ കുറേ ഇണ്ട് പണ്ടത് പോലെ അല്ല അതായത് ഏതപറയാം നമ്മുടെ ഈ ഏർ mobile phone ഏർ ഉപയോഗാണ് ഈ mobile phone ഇന്ന് ആരോഗ്യം ഏർ നഷ്ട്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് അതായത് ഈ ഇ mobile phone ലൂടെ radiation അടിക്കുന്നതല്ല ഞാൻ പറഞ്ഞത് അതായത് mobile phone ഒര് ഉം ആളെ എത്രത്തോളം മടിയന്മാര് ആക്കുന്നുന്നാണ് അതായത് mobile phone ൽ reel ഉം ഒര് ഇൻസ്റ്റാഗ്രാമില് scroll ളും ചെയ്തിട്ട് എത്രയോ സമയം നമ്മള് പാഴാക്കിയറിയുമോ ഏർ പുറത്തൊക്കെ പോയി എന്തറിയ നമ്മള് അഹ് ഏർ അറിയുന്നത് ഒരുതരത്തിലുള്ള എന്തപറയ physical workout ഉം ഇല്ലാണ്ട് നിക്കുമ്പോ അതായത് ഒര് ഒര് നമ്മളെ

ഇന്നുള്ള പോലെ തന്നെ വാഹനങ്ങൾ അന്നില്ല അതുകൊണ്ട് തന്നെ main ആ അഹ് പ്രധാനപെട്ടവരെ എന്തപറയ ഈ ഒരു സ്ഥലത്തിന്ന് വേറെ സ്ഥലത്തേക്ക് പോണെ നടക്കായിരുന്നല്ലോ അപ്പൊ ഇതൊക്കെ ഇ ഇന്ന് പ്ര ആരോഗ്യം കളയാൻ വേണ്ടിയാ മനുഷ്യന്മാര എത്രത്തോളം ആഹ് പറിയാ ഏർ ഈ വീട്ടിലിരുത്താൻ പറ്റുവോ ആഹ് ശരീരം അനങ്ങാതെ ഇരിക്കാൻ പറ്റോ അത്രത്തോളം ഈ നാട്ടിലുണ്ട് അന്നത്തെതോളം ഇല്ല അതുകൊണ്ട് അന്നത്തെ കാലത്തെ ആളുകള് ആ ആൾക്കാർക്ക് ആരോഗ്യം കണ്ടെത്താൻ പല മാർഗങ്ങൾ ഉണ്ടായിരുന്നു അത് അവര് പോലും അറിയാണ്ട് അഹ് അവര ഉ ആരോഗ്യം മാരി ആക്കിക്കൊണ്ടിന്ന് ഇന്ന് അതല്ല അപ്പൊ ഇന്ന് പൊ ഏർ ഞാൻ കണ്ടതില് പല രാജ്യങ്ങള് അവര് എന്താ പറയാ ചൈന പോലത്തെ ഒക്കെ രാജ്യങ്ങളില്

ഏർ കുട്ടികളുടെ ഇടയില് കാണിച്ചു കാണിച്ചു കൊടുക്കുന്നത് ഈ ഇതുപോലെ തന്നെ പല ആൾക്കാര് gym work out ന്നതും ഏർ ഈ എന്ന sports ആൾക്കാരേയും athletes നെല്ലാം അവര് കാണിച്ച് കൊടുക്കും അപ്പൊ അത് അതിൽ നിന്ന് പ്രചോ പെട്ട് അവരും അത്പോലെ ആവണം വിചാരിച്ചിട്ട് കാ ആക്കുന്നൊരു സമ്പ്രതായം ഇന്ന് തൊടങ്ങിണ്ട് അങ്ങനെ ഒരു രാജ്യം ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് അതായത് ആൾക്കാര് പൊറത്തിറങ്ങുന്നില്ല ആൾക്കാര് എന്താ പറയാ work out ചെയ്യുന്നില്ല ആൾക്കാർക്ക് വെറുതെ വീട്ടിലിരിക്ക ഒര് ശരീരം അനങ്ങാതെ ഇരിക്ക എത്രത്തോളം ശരീരം അനങ്ങാതെ ഇരിക്കാൻ പറ്റൂ അത്രത്തോളം അവര് അതിനു വണ്ടി നോക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഉള്ള സമയത്ത് ഇന്ന് ആൾക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടത് ആരോഗ്യാണ് പക്ഷെ ആൾക്കാര് ഏറ്റവും കൂടുതൽ ഇപ്പൊ നശിപ്പിച്ച് കൊണ്ടിക്കുന്നതും ആരോഗ്യമാണ് പിന്നെ അതുപോലെ തന്നെ ഈ പി പിന്നെ ഒരു വിഭാഗം ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഈ ഇതുപോലെ തന്നെ gym പോന്നവരാ അതിലും ഒരു ഞാൻ കണ്ടതില് അഹ് gym പോയിട്ട് എന്നറിയ ആ നല്ല ശരീരം വേണംന്ന് പറഞ്ഞിട്ട് നല്ല ഉഉദ്ദേശത്തോടെ gym പോന്ന പല ആൾക്കാരെ എനിക്കറിയ അതുപോലെ തന്നെ gym പോയിട്ട് അതേ പ ജി gym പോയിട്ട് ഏർ ഏറിയ അടുത്ത നിമിഷം തന്നെ shawarma യും അതേപോലെ തന്നെ കഴിച്ചിട്ട് ഇതേ ആരോഗ്യം വച്ച് അതും നശിപ്പിക്കുന്ന ആൾക്കാരും കുറെ ആൾക്കാരുണ്ട് അപ്പൊ ഇന്നത്തെ കാലത്ത് എന്താ പറയാ ഒരാരോഗ്യത്തെ കുറിച്ച് സംസാരിക്ക അത് ആരോഗ്യ അതായത് നമ്മളെ school കളിലും college കളിലും ഒര് ആരോഗ്യത്തിനെ പറ്റിയുള്ള ബോധവൽക്കരണ class അല്ലെങ്കില് ഒര് subject ആവണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇന്ന് അഹ് പൊ പണ്ടത്തെ പോലെ അല്ല ആൾക്കാർക്ക് ഇന്ന് ഒ ഓരോരോ ദിവസം കഴിയുന്നതിനെ നമ്മടെ അതായ ഒരു average എന്താ പറയാ